സി C ലെ ഫൈൽസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഫയൽ തുറക്കുന്നത്
ഫയലിലെ ഡേറ്റ റീഡ് ചെയ്യുന്നത്
ഒരു ഫയലിൽ ഡേറ്റ വ്രൈറ്റ് ചെയ്യുന്നത്
ചില ഉദാഹരണങ്ങൾ
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110 ജിസിസി കമ്പൈലർ വെർഷൻ 461
ഫയലിന്റെ ആമുഖത്തോടെ തുടങ്ങാം
ഡേറ്റകളുടെ ശേഖരത്തെ ഫയൽ എന്ന് പറയുന്നു
ഇത് ഒരു ഡേറ്റാബേസ് ഒരു പ്രോഗ്രാം ഒരു അക്ഷരം അങ്ങനെ എന്തുമാകാം
നമുക്ക് ഒരു ഫയൽ സൃഷ്ടിച്ച് അത് Cൽ ആക്സസ് ചെയ്യാം
Cൽ ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് ഒരു ഉദാഹരണം നോക്കാം
ഞാനൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്
അത് നോക്കാം
ശ്രദ്ധിക്കുക നമ്മുടെ ഫയലിന്റെ പേര് fileസി
ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരു ഫയൽ സൃഷ്ടിച്ച് ഡേറ്റ അതിൽ വ്രൈറ്റ് ചെയ്യുന്നു
ഇപ്പോൾ കോഡ് വിശദമാക്കട്ടെ
ഇത് ഹെഡർ ഫയൽ
ഇത് മെയിൻ ഫങ്ഷൻ
ഒരു ഫയൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നതിനായി നമ്മൾ ഫൈൽ ടൈപ്പ് ഉപയോഗിക്കുന്നു
ഹെഡർ stdiohന് താഴെ ഫൈൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു
ഫൈൽ variableന്റെ പോയിന്റർ ആണ് fp ആ ഫയലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതായത് പേര് സ്റ്റാറ്റസ് നിലവിലുള്ള വിവരങ്ങൾ എന്നിവ സ്റ്റോർ ചെയ്യുന്നു
സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം
ഒരു ഫയൽ തുറക്കുന്നതിനുള്ള ഘടന നോക്കാം
ഫോപ്പൻ ഫങ്ഷൻ ഒരു സ്ട്രീം തുറക്കുന്നു
എന്നിട്ട് ഇത് ഈ സ്ട്രീമിലേക്ക് ഫയൽ ലിങ്ക് ചെയ്യുന്നു
നമുക്ക് പുതുതായി സൃഷ്ടിക്കുവനോ തുറക്കുവാനോ ഉള്ള ഫയലിന്റെ പേരാണ് ഫൈൽ നാമെ
ഫൈൽ nameന്റെ കൂടെ അതിന്റെ pathഉം നൽകാൻ കഴിയുന്നു
അത് പോലെ എക്സ്റ്റൻഷനും നൽകാൻ കഴിയുന്നു
ഇവിടെ നമുക്ക് ഫയലിന്റെ മോഡ് നൽകാം
പല തരത്തിലുള്ള മോഡ്സ് നോക്കാം
വ്വ് readഉം writeഉം ചെയ്യാനുള്ള ഫയൽ സൃഷ്ടിക്കുന്നു
ർ റീഡ് ചെയ്യാനുള്ള ഫയൽ തുറക്കുന്നു
അ ഒരു ഫയലിന്റെ അവസാന ഭാഗത്ത് വ്രൈറ്റ് ചെയ്യുന്നതിന്
ഇപ്പോൾ പ്രോഗ്രാമിലേക്ക് തിരിച്ച് വരാം
ഇവിടെ വ്രൈറ്റ് മോഡിലുള്ള sampleടിഎക്സ്ടി ഫൈൽ സൃഷ്ടിക്കുന്നു
പത്ത് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക
desktopൽ നമ്മുടെ ഫയൽ സൃഷ്ടിക്കപ്പെടുന്നു
എന്നിട്ട് ഫയലിലേക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ വ്രൈറ്റ് ചെയ്യുന്നു
വെൽക്കം ടോ തെ spoken ട്യൂട്ടോറിയൽ തിസ് ഐഎസ് അൻ ടെസ്റ്റ് എക്സാംപിൾ ഫ്പ്രിന്റ്ഫ് ഔട്ട്പുട്ട് നിലവിലെ ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് വ്രൈറ്റ് ചെയ്യുന്നു
ഫ്ക്ലോസ് ആ സ്ട്രീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽ ക്ലോസ് ചെയ്യുന്നു
ഇതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുന്നു
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് ഫൈൽ ഡോട്ട് c സ്പേസ് ഹൈഫൻ o സ്പേസ് ഫൈൽ ടൈപ്പ് ചെയ്യുക
എന്റർ പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാൻ ഡോട്ട് സ്ലാഷ് ഫൈൽ ഫൈൽ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഫൈൽ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു
ഇപ്പോൾ ഇത് പരിശോധിക്കാം
ഹോം ഫോൾഡർ തുറക്കാം
ഹോം ഫോൾഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഡെസ്ക്ടോപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു
ഇതാണ് sampleടിഎക്സ്ടി ഫയൽ
ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഫയൽ വിജയകരമായി സൃഷ്ടിക്കപ്പെട്ടുവെന്നാണ്
അത് തുറക്കട്ടെ
ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക
ഇവിടെ നമുക്ക് ആ സന്ദേശങ്ങൾ കാണാം
വെൽക്കം ടോ തെ സ്പോക്കൻ ട്യൂട്ടോറിയൽ
തിസ് ഐഎസ് അൻ ടെസ്റ്റ് എക്സാംപിൾ
ഇങ്ങനെയാണ് ഒരു ഫയൽ സൃഷ്ടിക്കുന്നതും ഒരു ഡേറ്റ അതിൽ എഴുതുന്നതും
ഇപ്പോൾ ഒരു ഫയലിൽ നിന്നും ഡേറ്റ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം
പ്രോഗ്രാം നേരത്തേ എഴുതിയിട്ടുണ്ട്
അത് തുറക്കാം
ഈ പ്രോഗ്രാമിൽ sampleടിഎക്സ്ടി ഫയലിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുകയും കൺസോളിൽ അത് പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നു
കോഡ് വിശദമാക്കട്ടെ
ഇത് ഹെഡർ ഫയൽ
ഇത് മെയിൻ ഫങ്ഷൻ
ഇവിടെ ഒരു ഫൈൽ വേരിയബിൾ ഉം ഫൈൽ variableലേക്ക് ഒരു pointerഉം ഡിഫൈൻ ചെയ്യുന്നു
എന്നിട്ട് ഒരു ക്യാരക്ടർ വേരിയബിൾ c ഡിക്ലയർ ചെയ്യുന്നു
ഇവിടെ റീഡ് മോഡിൽ ഫയൽ sampleടിഎക്സ്ടി തുറക്കുന്നു
ഔട്ട്പുട്ട് fpൽ സ്റ്റോർ ചെയ്യുന്നു
എന്നിട്ട് കൺഡിഷൻ എഫ്പി ഐഎസ് ഇക്വൽസ് ടോ നുൾ പരിശോദിക്കുന്നു
കൺഡിഷൻ ട്രൂ ആണെങ്കിൽ ഈ സന്ദേശം പ്രിന്റ് ചെയ്യുന്നു
ഫൈൽ ഡോഎസ്ന്റ് എക്സിസ്റ്റ്
അല്ലെങ്കിൽ മറ്റൊരു കൺഡിഷൻ c ഐഎസ് നോട്ട് ഇക്വൽ ടോ ഇയോഫ് പരിശോധിക്കുന്നു
ഇവിടെ ഇയോഫ് എൻഡ് ഓഫ് ഫൈൽ ആണ്
ഇത് ഇൻപുട്ടിന്റെ അവസാനം സൂചിപ്പിക്കുന്നു
ഒരു ഡേറ്റ sourceൽ നിന്നും കൂടുതൽ ഡേറ്റകൾ റീഡ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണിത്
ഈ കൺഡിഷൻ ശരിയാണെങ്കിൽ കൺസോളിൽ Sampletxtൽ നിന്നുമുള്ള അക്ഷരങ്ങൾ കാണിക്കുന്നു
ഇവിടെ ജിഇടിസി ഒരു പ്രത്യേക ഫയലിൽ നിന്നോ സ്ട്രീമിൽ നിന്നോ ഒരു ക്യാരക്ടർ റിട്ടേൺ ചെയ്യുന്നു
ഇപ്പോളിത് sampleടിഎക്സ്ടി ഫയലിൽ നിന്നും ഒരു ക്യാരക്റ്റർ റിട്ടേൺ ചെയ്യുന്നു
consoleൽ ഒരു ക്യാരക്റ്റർ കാണിക്കുന്നതിനായി പുച്ചർ ഉപയോഗിക്കുന്നു
എന്നിട്ടിത് വേരിയബിൾ Cൽ ഈ ക്യാരക്റ്ററുകൾ സ്റ്റോർ ചെയ്യുന്നു
ഇവിടെ ഫയൽ ക്ലോസ് ചെയ്യുന്നു
ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
ടെർമിനലിലേക്ക് തിരികെ വരിക
കംപൈൽ ചെയ്യാൻ ജിസിസി സ്പേസ് റീഡ്ഫൈൽ ഡോട്ട് c സ്പേസ് ഹൈഫൻ o സ്പേസ് റീഡ് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാനായി read ടൈപ്പ് ചെയ്യുക
ഔട്ട്പുട്ട് വെൽക്കം ടോ തെ spoken ട്യൂട്ടോറിയൽ
തിസ് ഐഎസ് അൻ ടെസ്റ്റ് എക്സാംപിൾ
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
സ്ലൈഡിലേക്ക് പോകാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഫയൽ കൈകാര്യം ചെയ്യുന്നത്
ഒരു ഫയലിൽ ഡേറ്റ വ്രൈറ്റ് ചെയ്യുന്നത്
ഉദാഹരണം എഫ്പി fopensampleടിഎക്സ്ടി വ്വ് ഒരു ഫയലിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുന്നത്
ഉദാഹരണം എഫ്പി fopensampleടിഎക്സ്ടി ർ ഒരു അസ്സിഗ്ന്മെന്റ് ടെസ്റ്റ് ഫയൽ സൃഷ്ടിക്കാനുള്ള ഒരു പ്രോഗ്രാം എഴുതുക
ടെസ്റ്റ് ഫയലിൽ നിങ്ങളുടെ പേരും അഡ്രസും വ്രൈറ്റ് ചെയ്യുക
Cപ്രോഗ്രാം ഉപയോഗിച്ച് ഇത് കൺസോളിൽ കാണിക്കുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി